ഇനി എത്രയാ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലന്‍ കൊരങ്ങന്‍

അരുവി പോലെ തെളിഞ്ഞു വെള്ളം വരുന്ന ആ സ്ഥലങ്ങള്‍ ഒക്കെ കാണാന്‍ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്.

തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ അല്ലേ മൂപ്പര്. തീർച്ചയായിട്ടും പുള്ളി കേരളത്തിൽ വരാനുള്ള കാരണം അതാണ്. ഈ കാട് പുള്ളിക്ക് ഇഷ്ടമാണ്. ആഹ് ഓക്കേ. ഹാ, അപ്പൊ എന്തായാലും ആൾക്ക് ഇഷ്ടപെടും. എന്‍ജോയ് ചെയ്യാനുള്ള ഒരു ഇത് തന്നെയാണ് നമ്മുടെ റോഡ് റോഡ് എങ്ങനെയുണ്ട്? നമ്മുടെ റോഡ് ഒക്കെ നല്ലതാണ് ഇപ്പൊ. അല്ല ഞാൻ ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് കൊറെ ആയി. കേരളത്തിന്‍റെ കാര്യം ഒന്നും ഇപ്പം റോഡിൽ ഒന്നും ഇതൊന്നും ഇല്ല. ഒക്കെ കണക്കാണ്.

എന്തായാലും നമുക്ക് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തു പറ്റാത്തത് ആണെങ്കില്‍ നമുക്ക് ട്രക്കിംഗിന് വേണ്ടീട്ടുള്ള വണ്ടികള്‍ ആണെങ്കില്‍ നമുക്ക് വേണമെങ്കില് നമുക്ക് ജീപ്പ് നോക്കാം.

ആഹ് പിന്നെ പറയുകയാണെങ്കില്‍ അത് നമുക്ക് സാറിനിപ്പോ വണ്ടി എടുക്കുന്നതാണ് കൊറച്ചു കൂടെ നല്ലേ. കാരണം ഈ മൂന്നാറ്, വാഗമണ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളില്‍ പോകുമ്പോ ഒരു ട്രക്കിംഗ് ചെയ്യാന്‍ അടിപൊളി എക്കോ ടൂറിസം പോലുള്ള ഒരു പാട് പ്ലയിസ്

നമുക്ക് പോവാനായിട്ടു പറ്റിയ വണ്ടികള്‍ വേണം. ജീപ്പ് ഒന്നുമില്ലാതെ നമുക്ക് സാദാ ഒരു ചെറിയ കാര്‍ കൊണ്ട് ഒക്കെ കൊണ്ട് പോയി കഴിഞ്ഞാല്‍ നമ്മുടെ വണ്ടീടെ

അതു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനേക്കാൾ നല്ലത് നല്ലൊരു വണ്ടി അതൊക്കെ ഞാന്‍ അതൊക്കെ ഞാന്‍ അതൊക്കെ നമുക്ക് അപ്പോൾ ആ ടൈമില്‍ ശരിയാക്കാം. ഞാനതൊക്കെ

ഈ പറഞ്ഞ മാത്രി വാഗമണ്‍ അല്ലെങ്കില്‍ മൂന്നാര്‍

വാഗമൺ ആണ് എപ്പോഴും ബെറ്റര്‍ വാഗമണില്‍ ആ ടൈമിലേക്ക് പോകാന്‍ ഇപ്പം എന്താന്ന് വച്ചാ മഴ ഈ വല്യ മഴ ഇല്ലേലും അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു

അപ്പൊ വാഗമമണ്ണിലേക്ക് നമ്മള് ഇപ്പം ഇവിടുന്നു എങ്ങനെയാണ് ഏതുറൂട്ട് ആണ് പോവേണ്ടത്? എങ്ങനെയാണ് അത് വാഗമണ്ണിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന റൂട്ട് പറയുന്നത് കൊച്ചി തന്നെയാണ്. നേരിട്ട് കൊച്ചി

അങ്ങനെ തിരിയുന്നതാണ് നല്ലത്. പിന്നെ ഡ്രൈവര്‍മാര്‍ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ഒന്ന് ചോദിക്കാം. ഏതെങ്കിലും നല്ല രീതിക്ക് ഇനി അതിന്‍റെ എടയില് കാണാന്‍ പറ്റുന്ന സ്ഥലങ്ങള്‍ ഏതെങ്കിലും

ആഹ് അതിനുമുമ്പ് മറ്റേ ഗുരുവായൂർ ക്ഷേത്രം പോണം എന്ന് പറഞ്ഞില്ലേ? അത് അവര്‍ക്ക് പോണം. അവര്‍ക്ക് ഗുരുവായൂർ ടെമ്പിളില്‍ പോകണം എന്ന് വലിയ ആഗ്രഹം ആണ്. ആഹ് അപ്പൊ അപ്പൊ ആദ്യം ഗുരുവായൂര്‍ ടെമ്പിളില്‍ നമുക്കിന്നു പോകുന്ന വഴിയാണല്ലോ.

പോണേ നമുക്ക് ഗുരുവായൂര്‍ ടെമ്പിളില്‍ നമുക്കൊന്നിറങ്ങി

അതേ. അത് എന്തെന്ന് വച്ചാ നമുക്ക് ടൈം ലിമിറ്റഡ് ആയോണ്ട് നമുക്ക് കൊറേനേരം ടെമ്പിളില്‍ പോയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനു ഉള്ള സാഹചര്യം ഉണ്ടാവുമോ? നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ?

എന്‍റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്. റോയൽസ് പ്ലാസ എന്ന ഒരു അപ്പാര്‍ട്ട്മെന്റ് ഉണ്ട് അവിടെ.

അഹ് അക്കോമഡേഷനും, ഫുഡും എല്ലാം അവന്‍ ഇവരിപ്പോ ഇവരുടെ കോസ്റ്റിങ്ങ് കൂടെ നമ്മള് പ്ലാന്‍ ചെയ്യണം. കാരണം ഇവരത്രേം ദൂരം വരുമ്പളേ. അവരുടെ പ്ലയിന്‍ ടിക്കറ്റ്‌ തന്നെ നല്ലൊരു റേറ്റ് ഉണ്ടാവുമായിരിക്കും.

ആഹ് കോസ്റ്റിങ്ങ് നമുക്ക് അവരുടെ ഫണ്ട് എങ്ങനെയാണെന്നുള്ളത് സാർ ഒന്ന് തീർച്ചയായിട്ടും ഒരു one lakh ഒരു one lakh ഇന്‍റെ ഒരു ബഡ്ജറ്റ് ഇവിടെ തന്നെ ഉണ്ടാകും ഓ, one lakh ഇന്‍റെ ബഡ്ജറ്റ് നമുക്കതനുസരിച്ച് ശരിയാക്കാം. അപ്പോ ആ ടൈമിലേക്ക് ഞാൻ ഒന്ന് പ്ലാൻ ഷെഡ്യൂൾ അത് ശരിയാക്കാം. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഫുഡും, അക്കോമഡേഷനും വല്യ ചെലവ് ഒന്നും വരില്ല അവിടെ. എന്നാലും കൂടുതലായിട്ട് ഇവര് ഈ നോണ്‍-വെജ് അങ്ങനെ അധികം കഴിക്കുന്ന ആള്‍ക്കാരല്ല അവര്. ആഹ് ഓകെ. ആഹ് വെജിറ്റേറിയന്‍സാ

പൂർണ്ണമായിട്ടും വെജിറ്റേറിയന്‍ എന്ന് പറയാൻ പറ്റില്ല അധികം കഴിക്കില്ല അവര്. നമ്മടെ കേരളത്തില്‍ കഴിക്കണ പോലെ അവര് അധികം അങ്ങനെ ആ ഫുഡ് ഒന്നും കഴിക്കില്ല. ആഹ് തീർച്ചയായിട്ടും അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ തന്നെ സാറിന് അറിയാല്ലോ മലബാർ ഏരിയയില് ബീഫ്

Beef, chicke ഇതൊക്കെ വിട്ടിട്ടുള്ള കളി എന്ന് പറഞ്ഞാൽ rare ആണ്. എന്നാലും എന്നാലും അവിടെ ഇവിടെയൊക്കെ ഇപ്പോ ആര്യ hotel നല്ലൊരു

ഇപ്പൊ എവിടെപ്പോയാലും അവരുടെ ഒരു presence ഉണ്ടാകും. അതുകൊണ്ട് vegetarian കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ ഈ പറഞ്ഞമാതിരി north indian food ഇലൊക്കെ നല്ല

North Indian restaurants ഒക്കെ ഉണ്ടെന്നു തോന്നുന്നു നമ്മുടെ nനാ അവിടെ? ഒണ്ടൊണ്ട്. ഉണ്ടുണ്ട്. തീര്‍ച്ചയായിട്ടും ഉണ്ട്. നല്ല രീതിയിലുള്ള cook cook അധികം north indian ഭാഗത്തെ ആള്‍ക്കാരായത് കൊണ്ട് അവര്‍ക്ക് സുഖായിട്ട് അതുപോലെ തന്നെ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെയാന്നു അറിയോ ആലപ്പുഴ boating ഇല് ഉണ്ടല്ലോ. ചെലവേറിയ കാര്യമാണോ? അതോ എങ്ങനെ അതിനെ പറ്റി വല്ല

ഇല്ല ഇല്ല. അതൊക്കെ ചെറിയ പൈസ വരുന്ന പരിപാടിളാ.

മുന്‍പ് പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ അവിടെ? ഓ, ഞാന്‍ ഞാനവിടെ രണ്ടു വട്ടം പോയിട്ടുണ്ട് കുട്ടനാട്. എന്‍റെ ഒരു കൂട്ടുകാരനുണ്ട്.

പക്ഷെ അതില് അഡീഷണൽ ആയിട്ട് ചെറിയ ഒരു ചാര്‍ജ് വരുന്നുണ്ട്. ബോട്ടിങ്ങ് നമുക്ക് ഒരു ദിവസത്തേക്ക് വരുന്നത് അവിടെ ചാര്‍ജ് ചെയ്യുന്നത് തന്നെ

അപ്പൊ എന്താ ഓരോ ചെല ബോട്ടുകള്‍ നല്ല വീട് പോലെയുണ്ടാവൂലോ. ആഹ് നല്ല ഭംഗി ആയിട്ട് . അങ്ങനത്തെ set up ഇനൊക്കെ ഈ റേറ്റെ ഉള്ളോ? അതെ അതെ ആ റേറ്റ് തന്നേ വരുന്നുള്ളൂ. വരുന്നുള്ളൂ ഏകദേശം ആ ഒരു റേറ്റിന്‍റെ ടൈമിങ്ങിന്

ആഹ് amount ഒക്കെ ഏകദേശം ഈ ടൈമില്

കാരണം നമ്മളീ കേരളം പൊതുവേ ഞാന്‍ ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ആരെങ്കിലും ഒരാള് പൊതുവേ ഈ കേരളത്തിലോട്ടു ആദ്യമായി വരുമ്പോള്‍ അവര്‍ക്ക് ഈ അസുഖം വരാനുള്ള സാദ്ധ്യതകള്‍ കൂടുതലാണ്. അവര്‍ക്ക് ആവശ്യമുള്ള tabelets ഉം, കാര്യങ്ങളും ഒക്കെ നമ്മുടെ വണ്ടിയില്‍ ഉണ്ടോ? ആവശ്യമുള്ള ഒരു രണ്ടു മൂന്നാല് മെഡിസിന്‍സ്

പില്‍സ് എന്തെങ്കിലും ഒക്കെ നമുക്ക് കരുതാം. പിന്നെ അവരുടെ അടുത്തുള്ള ഡ്രസ്സിങ്ങ് നമുക്ക് ഹുഡി

പ്രത്യേകിച്ചു വാഗമണ്ണിലും, മൂന്നാര്‍ ആ സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കില്‍ നമുക്ക് അവിടെ തണുപ്പ് കൂടുതലാണ്.

പിന്നെ അവര് ചോദിച്ചത് എന്താണെന്നറിയുവോ കേരളത്തില്‍ വന്നു കഴിഞ്ഞാല്‍ വാങ്ങിച്ചു കൊണ്ടുപോകാന്‍ പറ്റുവോ? അങ്ങനൊക്കെ ചോദിച്ചിരുന്നു അവര്. ആഹ് തീര്‍ച്ചയായിട്ടും. എന്താ അതിനെന്താ. വാങ്ങിച്ചു കൊണ്ട് അതെ അതേ. കൊറേഭാഗത്ത് നമുക്ക് ഡിഫ്രന്‍റ് ആയിട്ടുള്ള ഇറ്റംസുകള്‍ ഉണ്ടല്ലോ

ആലപ്പുഴയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്‍ നമ്മള് നമ്മള് ഫസ്റ്റ് ഫിഷിങ്ങ് ചെയ്യുന്ന ടൈമില്

അതുകഴിഞ്ഞേ ഉണ്ടാക്കി കഴിക്കാനുള്ള സൗകര്യങ്ങള്‍ ഒക്കെ ബോട്ടില് ഈ നമ്മള് പിടിക്കുന്നതിനെ നമ്മുക്ക് അപ്പൊ തന്നെ അത് ചെയ്തു തരും അല്ലേ? അതെ അതേ. അതേ. പിന്നെ അതേപോലെ തന്നെ ലിക്കര്‍ അതൊക്കെ ആവശ്യത്തിനുള്ള ഫണ്ട്

ലിക്കര്‍ ഒക്കെ നമുക്കാവശ്യത്തിനുള്ള ലിക്കര്‍ ഏതാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കില്‍ അത് അവര് ഒരുക്കി

ഓ, തീര്‍ച്ചയായും. കള്ളാണ് ആലപ്പുഴയുടെ മെയിന്‍ അതായത് നമുക്കീ മറ്റേ ഇവര് മിക്സ് ചെയ്യുന്ന അങ്ങനത്തെ സാധനമല്ല.

എന്‍റെ മുമ്പത്തെ ഒരു മാനേജര്‍ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒക്കെ കുടിക്കുന്നത് കുട്ടികള്‍ക്ക് നല്ലതാണെന്ന്.

ഈ കൊല്ലത്തൊക്കെ കേട്ടിട്ടുണ്ട്. ഈ കുണ്ടറ ആ ഭാഗത്തൊക്കെ കേട്ടിട്ടുണ്ട്. മണ്ണടി വേലുത്തമ്പി ദളവയുടെ ഒരു സ്മാരകവും, കാര്യങ്ങളും വേലുത്തമ്പി ദളവയുടെ നമ്മുടെ സ്മാരകം ഉണ്ടവിടെ. അവരുടെ

വരിക്ക നമ്മളാ റോഡിനു പോവാണെന്നുണ്ടെങ്കില്‍ അങ്ങനെ കാണാം. അതുപോലെ EMS നമ്പൂതിരിപ്പാടിന്‍റെ ഒരു മനയുണ്ട്.

ഉം ഉം അപ്പൊ അത് കാണാം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്‍റെ ഒരു നിധി എന്ന് പറയുകയാണെന്ന് ഉണ്ടെങ്കി നമ്മുടെ തിരുവന്തപുരത്തെ മഹാവിഷ്ണു ക്ഷേത്രമാണ്.

അതേ, അത് പറയുമ്പോ അത്രേം കൊല്ലങ്ങള്‍ പഴക്കമുള്ള മഹാവിഷ്ണു ക്ഷേത്രം ശരിക്കും പറഞ്ഞാല്‍ scientist ഉകളുടെയൊക്കെ കണക്കുകൂട്ടലില്‍ ഇതിനു മുമ്പ് ഇല്ല.

അപ്പൊ അതൊക്കെ ഒന്ന് വേണെമെങ്കില്‍ ഒന്ന് കാണാം. പിന്നെ അതേപോലെ തന്നെ അവിടെ തന്നെ ഒരുപാട് ഉണ്ട്.

അതെയതെ, ടെമ്പിള്‍ ഒക്കെയാ മെയിന്‍ ആയിട്ട് അവര്‍ക്ക് കാണേണ്ടത് കൂടുതലും മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞുകഴിഞ്ഞാല്‍ ആര്‍ക്കും ക അതായത് കണ്ടിട്ട് ഓ, ഇത്രേയുള്ളൂ ഈ ഒരു അമ്പലത്തില്‍ വന്നു വെറുതെ സമയം കളഞ്ഞൂന്നു

അവരുടെ ambians ഉം അങ്ങനെയാണ്. അപ്പൊ പിന്നെ ബീച്ച് ബീച്ച് ഏരിയ അപ്പൊ ആ ഒരു റോഡ്‌ സൈഡില് ആള്‍ക്കാര് ആയോണ്ട് അവര്‍ക്ക് ബീച്ച് ഏരിയ ഒക്കെ ഭയങ്കര ഇഷ്ട

ആഹ് അപ്പൊ നമ്മുടെ ഉണ്ട്. കോവളം ഉണ്ട്. അവിടെ ഒക്കെ നല്ല രീതിക്ക് ഒള്ള ടൂറിസം മേഖലകളാണ്.

നമ്മള് കറക്റ്റ് ആയിട്ടെ അവരിപ്പം എങ്ങനെയാണ് തൊടങ്ങണത് അതേപോലെ തിരിച്ച് അവര്‍ക്ക് നെടുമ്പാശ്ശേരിയിലോ, കോയമ്പത്തൂരോ ആണ് അവർക്ക് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ നമ്മൾ അത് ആ കറക്റ്റ് ആയിട്ട് അത് അവരുടെ കാര്യങ്ങളെല്ലാം ഷെഡ്യൂള്‍ ചെയ്തിട്ട് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോണം

അങ്ങനെ ഓരോന്നും ഷെഡ്യൂള്‍ നമ്മള് കൃത്യമായിട്ട്‌ പ്ലാന്‍ ചെയ്തിട്ട് പോയാലാണ് നമുക്ക് കവര്‍ ചെയ്യാന്‍ പറ്റുകയുള്ളൂ. അപ്പം നമ്മള് ആദ്യം എവിടുന്നു തൊടങ്ങണം എവിടുന്നു അവസാനിക്കണം എന്നുള്ളത് ഒരു ഷെഡ്യൂള്‍ നമുക്കുണ്ടാകണം. ആ രീതിയില്

തീര്‍ച്ചയായിട്ടും ചെയ്യാന്‍ പറ്റും. ചെയ്യാന്‍ പറ്റും. പക്ഷെ പെട്ടന്ന് പറയുമ്പോ നമുക്ക് ഏതാണെങ്കിലും ഒരു ടൈം എന്തായാലും കിട്ടും നമുക്കൊരു two month time കിട്ടുന്നുണ്ട് അവരുടെ. അവര്‍ പറയും നമ്മളുടെ

സമയം നമുക്കുണ്ട്. ആഹ് എടുക്കാം, എടുക്കാം. കേരളത്തില്‍ ഒരുപാട് സ്ഥലങ്ങള്‍ ഉണ്ട് കാണാന്‍ പറ്റിയത്. ഇനിയിപ്പോ വാഗമൺ ആയാലും, മൂന്നാർ ആയാലും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ അവിടെ ട്രക്കിംഗിന് പോയത്. അതായത് വലിയ രീതിക്ക് ആള്‍ക്കാര്‍ക്ക് അറിയാത്തെ എന്നാല്‍ നല്ല രസം

ആഹ് ആ ഒരു വഴി എന്നു പറഞ്ഞാല് ചുറ്റും കാടാണ്. അത് ഏത് റൂട്ട് ആണത്. എവിടെയാണത്?

അപ്പോ ഇതേ മാതിരി അവന്‍റെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിട്ട് അവന്‍ ഒന്ന് പോയേക്കുവാ. അവന്‍ കൊറച്ചു ഇൻഫർമേഷൻ നമ്മള് ഫ്രണ്ട്സിന്‍റെ കൈയില്‍ നിന്ന് എടുത്തതായിരിക്കും അല്ലേ? ആഹ് അതെ അതെ, അതേ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഓരോന്ന് അറിയാന്‍

കടുവയായാലും, ആനയായാലും ഒക്കെ ചുറ്റുമുണ്ടാവും. പക്ഷെ നമ്മള് നമ്മടെ ഇത് നോക്കീട്ടു പോവു ആഹ് ആള്‍ക്കാര് വലിയ കൊറവല്ല. എന്നാലും അത്യാവശ്യം വണ്ടികള്‍ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ഇവര്‍ക്ക് കിട്ടുന്ന ഫീല്‍ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് ആയിരിക്കും. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു.

ഏർ അപ്പൊ അതുകഴിഞ്ഞാ നേരെ നമ്മള് ഇടുക്കിയിലേക്ക് എത്തി. ഇടുക്കിയില്‍ ഒരുപാട് നമ്മള് ഇടുക്കിയില് പോവുവാണെങ്കിലെ നമ്മള് ആ അവിടെ ആ ഈ ചൊരം കേറി കഴിഞ്ഞിട്ടേ അവിടെ നമ്മള് എല്ലാം കണ്ടു ഒരു ദിവസം രാകംപ്ലീറ്റ്‌ കണ്ടിട്ട് തിരിച്ച് നമുക്ക് എറങ്ങാനുള്ള സമയോണ്ടോ. അതോ അതില് ഒരു സമയ പരിധി ഉണ്ടോ? ഇത്ര സമയത്തിനുള്ളില്‍ ചൊരം എറങ്ങണം എന്നോ അങ്ങനെ എന്തെങ്കിലും നിയമങ്ങള്‍ ഉണ്ടോ?

അവിടെ ഇണ്ട്. ഇണ്ട്. അവിടെ safety precuation ആയതു കൊണ്ട് തന്നെ അവടെ ഇപ്പൊ കൊറച്ചു നിയമങ്ങള്‍ വന്നിട്ടുണ്ട്. എന്നാല്‍ തന്നെ നമുക്ക് വല്യ ബുദ്ധിമുട്ട് വരില്ല. കാരണം എന്ത് വച്ചാല്‍ ഒരു നൈറ്റ് ആവുമ്പോഴേ എറങ്ങാന്‍ പറ്റുന്ന ഷെഡ്യൂള്‍ ആയിരിക്കാം. നമുക്ക് അവിടെ ഒരു പകല്‍ എത്തിയിട്ട് നമുക്ക് ഈവനിംഗ് വരെ അവിടെ ടൈം സ്പെന്‍ഡ് ചെയ്യാന്‍ പറ്റുന്ന രീതിക്കുള്ള ഒരു ഷെഡ്യൂള്‍ കാരണം അവിടെ സ്റ്റേ ചെയ്യുന്നത് നല്ലതാണ്. ഞാനൊരു പ്രാവശ്യം മുമ്പേ ചെയ്തിട്ടുണ്ട് അവിടെ. അവിടെ ഞങ്ങള് സ്റ്റേ ചെയ്തിട്ടുണ്ട് അവിടെ. നല്ല സുഖമാണ് നമുക്ക് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതൊക്കെ നല്ല അനുഭവമാണ്‌. കാരണം നമ്മള് ഒരു പ്രാവശ്യം അവിടെ അവിടെ കെടന്നുറങ്ങണം. നല്ല രസമാണ്. ആ ടെന്‍ഡ് കെട്ടീട്ട് നിക്കുന്നത് ടെന്‍ഡ് കെട്ടുക മാത്രമല്ല. ഈ മരത്തിന്‍റെ മൊകളില് ഏർ വീടൊക്കെ ഒക്കെ ഉണ്ടാക്കീട്ടു ഒരു ഉണ്ടല്ലോ? അതും അടിപൊളിയാ കേട്ടോ അതെ ചങ്ങാടം അതിന്‍റെ ഇത് പറയുകയാണെങ്കില്‍ ഇതേ പോലെ തന്നെയാണ്. ഒക്കെയുണ്ടാവും. നമ്മളെ ആ പ്രകൃതിയോടു ഇണങ്ങി ചേര്‍ന്ന് തീര്‍ച്ചയായിട്ടും, തീര്‍ച്ചയായിട്ടും. അത് കണ്ടിട്ടുണ്ട് ഞാന്.

അത്രമാത്രം ഉണ്ട് കേരളത്തില്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം തന്നെയായിരിക്കും അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണവും. അവര്‍ വരാനുള്ള ഒരു കാരണവും.

ഏർ ഒരുപാ കരിമീന്‍ ഒക്കെ കഴിക്കുകയാണെങ്കില്‍ അവര്‍ക്ക് ഇതിനു മുമ്പ് ചെലപ്പോ എക്സ്പീരിയന്‍സ് ചെയ്യാത്ത രീതിക്കുള്ളൊരു ഫുഡിങ്ങ് ആയിരിക്കും അതൊക്കെ.

അതേ, ഫ്രഷ്‌ മീനൊക്കെ പിടിച്ച് നമ്മൾ അവിടുന്ന് തന്നെ ഉണ്ടാക്കീട്ടു ഒരു കള്ളും കൂട്ടിയിട്ടോ എന്തെങ്കിലു അങ്ങനെ കഴിക്കുകയാണെങ്കില്‍